നമസ്ക്കാരം

ഏഹ് നിങ്ങക്ക് നിങ്ങൾ സുഖാണോ, സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?

അതെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുകയാണ് നിയമ വിദ്യാർത്ഥിയാണ്

നിയമവി. നിയമവിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാൾ ഒരു പൗരനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഹ് നിങ്ങൾക്ക് അഹ് നിങ്ങൾക്ക് സമൂഹവുമായി ഇഹ് ബന്ധപ്പെട ബന്ധപ്പെട ക്ഷമിക്കണം, ഏഹ് ക്ഷമിക്കണം. ഏഹ് നിങ്ങൾ ഏഹ് എങ്ങിനെയാണ് സമൂഹവുമായിട്ട് ഇടപഴകുന്നത്? എത്തരത്തിൽ ആണ് നിങ്ങൾ സമൂഹവുമായി സംവദിക്കുന്നത്?

സമൂഹമായി നമുക്ക് പത്രങ്ങളും കാര്യങ്ങളും അറിവുകൾ നേടാം, പിന്നെ സാമൂഹ്യമാധ്യമങ്ങളായ മുഖചിത്രം വഴിയും മുഖ ബുക്ക് വഴിയും നമുക്ക് പല കാര്യങ്ങളിലും അറിവുകൾ നേടാൻ പറ്റും. അതിൽ.

പിന്നെ മറ്റുള്ളവരെ കളിയാക്കിയും പല കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ

സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് കുറേയധികം അറിവുകൾ നേടാൻ പറ്റും. പിന്നെ പത്രങ്ങളും

തീർച്ചയായും തീർച്ചയായും. ഞാനും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ, എനിക്ക് ഇഹ് കൂടുതൽ ഇഷ്ട്ടം ഈ പുസ്തകത്തിൻ്റെ, അല്ലെങ്കി ആ ഒരു താളുകളുടെ

ഒരു ഒരു സ്പർശം ഏൽക്കണം ഹാ മാസികകളും കാര്യങ്ങളും ഒക്കെ ഞാനും വായിക്കാറുണ്ട്. അതേ

വളരെ ശെരിയാണ് വളരെ ശെരിയാണ്. ഇപ്പൊ സമകാലികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങള് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നതൊക്കെ പത്രങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആണ്. ഇപ്പൊ ഏഹ് ഇപ്പൊ ഇപ്പൊ അടുത്ത് ഒരു ഇഹ്

ഏഹ് നമ്മുടെ രാജ്യത്തില് നടക്കുന്ന കാര്യങ്ങള് എഹ് വേറെ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ അറിയുന്നത് ഇത്തരത്തിൽ ഈഹ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ വഴിയാണ്. ഏറ്റവും ഇഷ്ടമുള്ള പത്രം ഏതാണ്? ഒരു ദിവസം എത്ര പത്രം വായിക്കും നിങ്ങൾ?

വായിക്കണം എല്ലാത്തിനും കൂടി സമയം അങ്ങനെ കിട്ടാറില്ല.

കായികം എന്നൊരു വിഷയം തന്നെയാണ് കൂടുതലും.

അഹ് ഒകെ ശെരി ശെരി കൊച്ചീല് ഇവിടെ ഈഹ് ഒരു ഈഹ് ഒരു ഈഹ് കൂട്ട ബലാത്സംഗം നടക്കുകയുണ്ടായി. പത്ത് പത്തൊമ്പത് വയസ്സുള്ള, അറിഞ്ഞിട്ടുണ്ടാവോലോ അല്ലെ?

വളരേ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. ഇത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടെങ്കിലും അഹ് ഇതിലുപരിയായിട്ട് നമ്മുടെ ഭാരതീയരാണ് മറ്റു രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ

പ്രഗൽഭർ പ്രഗത്ഭമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് എന്ന് എന്നിരിക്കെ തന്നെ ഇപ്പൊ ഋഷി സുനക്കിൻ്റെ ഒക്കെ ഒരു കാര്യം അറിഞ്ഞ് അറിഞ്ഞിരിക്കുവല്ലൊ അല്ലെ.

അതെയതെ ശെരിയാണ് തീർച്ചയായും തീർച്ചയായും. ഇത്തരത്തിൽ നമ്മ നമ്മളുടെ എന്താ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈഹ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ വഴിയാണ്. അതിന് വളരെ

ആ ഇപ്പോഴത്തെ പുതിയ തലമുറ കൂടുതലും പത്രങ്ങളും.

സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കാര്യങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോ അതെ നവ മാധ്യമങ്ങളുടെ ഒരു പ്രസരിപ്പാണ്, അതിപ്രസരം ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരുപാട് നമ്മടെ എഹ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്.

നല്ലതുമുണ്ട് ചീത്തയും ഉണ്ട് ഇതിൽ പക്ഷേ നല്ല രീതിയിൽ നവമാധ്യമങ്ങളിലൂടെയും ഈ സാമൂഹ്യമാധ്യമങ്ങളിലൂടെയും

ശെരിയാണ് ശെരിയാണ് അഹ് ഏത് വഴിയാണെങ്കിലും ഏത് മാധ്യമം വഴിയാണങ്കിലും അറിവ് ലഭിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം

അതെ ശാസ്ത്രം വളരെ വളരേ വലിയ രീതിക്ക് വളർന്നോണ്ടിരിക്കയാണ്. ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ഏഹ് എന്നെ ഒരു ഏഹ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാർത്ത ഞാനിപ്പോ അടുത്തിടെയായിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ

നരബലിയെ പറ്റീട്ടാണ്. നമ്മൾ കേരളത്തിൽ നരബലി ഇതുവരെ, നമ്മൾ ഇത്രേം വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം ഉള്ളൊരു, വിദ്യാഭ്യാസ നിരക്ക് ഏറ്റവും അധികായിട്ടുള്ളൊരു

ഈഹ് സംസ്ഥാനത്തിൽ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് നരബലിയെ പറ്റി. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം ഇഹ് എന്നെ ഭയങ്കരായിട്ട് അത്ഭുതപ്പെടുത്തി. നിങ്ങളെയോ?

ഓ ഓ മേലുദ്യോ മേലുദ്യോഗസ്ഥരുള്ള ഇഹ് ഒരു ആഹ് അതെ അവരുടെ കാര്യാലയം അവിടെയാണല്ലേ?

തീർച്ചയായും തീർച്ചയായും നമ്മളാരും പ്രതീക്ഷിക്കാതെ നടന്ന ഒരു ഒരു ഒറ്റപ്പെട്ട സംഭവം. നമ്മൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാകുന്നുണ്ടെങ്കിലും ഇതിൽ ഒരുപാട് കണ്ണികളുണ്ട് എന്ന് നമുക്കാ

ഈഹ് ആ ഒരു ഈഹ് സംഭവം പഠിച്ചാൽ മനസ്സിലാവും ഇല്ലേ?

നമ്മൾ കേരളജനത മൊത്തം, ഞാനൊന്നും സ്വപ്നത്തിൽ പോലും കാണാത്ത സാധനങ്ങളാണ് നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിരുന്ന സാധനങ്ങളാണ് ഈ നരബലിയും കാര്യങ്ങൾ അത് നമ്മുടെ നാട്ടിൽ ഇപ്പോളും ശരിക്കും നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ

തീർച്ചയായും തീർച്ചയായും. ഷാഫി പെരുമ്പാവൂർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈഹ് മറ്റേ ഭഗവത് സിംഗ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നാട്ടിൽ അത്രെയും ഏഹ് അത്രെയും ഏഹ് ജനസമ്മധി ഉള്ള ഒരു ആളായിരുന്നു എന്നുകൂടി കേൾക്കുമ്പോൾ ഇഹ് അതിൽ അതില് ഒരു അതിനൊരു വെഷമവുണ്ട്. വെഷമം മാത്രമല്ല, അങ്ങിനെ പറ്റിക്കപ്പെടുകയായിരുന്നല്ലോ. എന്ന് കേൾക്കുമ്പോൾ ഒരു വെഷമമുണ്ട്.

അതെ തീർച്ചയായും തീർച്ചയായും. ഇത്തരത്തിൽ വേറെ ഏതൊക്കെ കെ ഏതൊക്കെ സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഈ അടുത്തിടെ ആയിട്ട് ഏഹ് ഈ അടുത്തിടെയായിട്ട് സ്വാധീനിച്ചു എന്ന് തോന്നിയത്?

ഇപ്പോൾ ഏറ്റവും ചർച്ചയായി ഇരിക്കേണ്ട വിഷയം നമ്മുടെ കായികമായിട്ട് ബന്ധപ്പെട്ട കാൽപ്പന്തുകളി. തീർച്ചയായും തീർച്ചയായും കാൽപന്ത്

കാൽപന്ത് തീർച്ചയായും നിങ്ങൾ കാൽപന്ത് കളിയിൽ ഏത് രാജ്യത്തിൻ്റെ ഉം ഏത് രാജ്യത്തിനോട് ആണ് അണിചേരുന്നത്?

ഓഹ് ഞാനും ഞാനും ഒരു അർജെൻറ്റീന അനുഭാവിയാണ്.

നമ്മൾ ഇന്നിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുകയാണല്ലോ ഇന്നിൻ്റെ രാഷ്ട്രീയത്തില് ഇപ്പൊ ഏഹ് ഞാൻ ഏഹ് ഈ ഇത്തരത്തിൽ നവമാധ്യമങ്ങളിലൂടെ തന്നെ അറിയുകയുണ്ടായി

എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു

നമ്മൾ രാവിലെ വരുന്നു, വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ രണ്ട്

തീർച്ചയായും ഈഹ് കേരളം മുഴുവൻ ഒറ്റു നോക്കികൊണ്ടിരിക്കുന്ന ഒരു എഹ് ഒരു സംഭവമാണ് എഹ് സർക്കാർവക നിയമകലാലയത്തിലെ തെരുഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഏഹ് രാഷ്ട്രീയത്തിലേക്ക് ഏഹ് മറ്റു രാഷ്ട്രീയം എഹ് രാഷ്ട്രീയ ഏഹ് മുന്നണികളിലേക് ഉള്ള ഏഹ് സ്ഥാനാർത്ഥികളെ അല്ലെങ്കി ഏഹ് നേതാക്കന്മാർ ഇവിടന്നാണ് ഇണ്ടാവാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏഹ് നന്നായി നന്നായി നടക്കട്ടെ. അതെ അതെ ഇവിടെ പഠിച്ചിറങ്ങിയ പലരും അത് അനുസരിച്ചിട്ട്. ഇപ്പോഴത്തെ കേരളരാഷ്ട്രീയത്തിന്റെ പല ഉന്നതിയിൽ നിൽക്കുന്ന പല ആൾക്കാരും ഈ സർക്കാർ വക നിയമവിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയ ആൾക്കാർ തന്നെയാണ് പിന്നെ നമ്മുടെ പ്രശസ്ത സിനിമാതാരം മമ്മൂട്ടി അടക്കം ഇവിടെ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ്.

അതെ തീർച്ചയായും. രാഷ്ട്രീയത്തൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത് ഇപ്പൊ നമ്മുടെ കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാരാണല്ലോ ഇപ്പൊ അടുത്തിടെ ഞാൻ ഏഹ് വാർ

അതെ രണ്ടാം വരവാണ് ഞാനിപ്പോ അടുത്തിടെ ഏഹ് വാർത്തകളിൽ കാണുകയുണ്ടായി പിണറായി സർക്കാർ എഹ് പിണറായി സർക്കാരിൻ്റെ ആ ഒരു ഏഹ് കൊറോണ മഹാമാരിയുടെ സമയത്തുണ്ടായിരുന്ന ഏഹ് പ്രവർത്തനങ്ങൾ അതിൻ്റെ അതിൻ്റെ ഏഹ് അത് അത് എങ്ങിനെയാണ് സമൂഹത്തിനെ പ്രതിഫലിച്ചിട്ടുള്ളത് എന്നൊക്കെ ഞാൻ കാണുകയുണ്ടായി. ഈഹ്‌ വളരേ വളരേ കൗതുകം തോന്നി. കൗതുകം മാത്രമല്ല വളരേ ആത്മാഭിമാനവും തോന്നി. നിങ്ങൾക്കെന്താണ് തോന്നിയത്?

കൊറോണ കാലഘട്ടം വള, എങ്ങനെ ഉചിതമായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം ഇവിടെ. ഇനിയിപ്പോൾ ജീവിക്കാനുള്ളതിൽ ഏറ്റവും വലിയ കാരണം കാരണം

പാവപ്പെട്ട ആൾക്കാർ ആയിക്കോട്ടെ ആരായാലും

അതെല്ലാം നല്ല കാ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് തന്നെയാണ്.

തീർച്ചയായും തീർച്ചയായും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും നന്നായിട്ട് കൊറോണ മഹാമാരിയെ നേരിട്ട ഒരു സംസ്ഥാനം കേരളമാണ് എന്നാണ് എഹ് ഞാൻ ധരിച്ച് വെക്കുക .

ഒന്നാംസ്ഥാനത്ത് എന്തായാലും കേരളം തന്നെയാണ് വേറെ ഒരു സംസ്ഥാനവും കേരളത്തിന്റെ രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് അത് രണ്ടാം വരവും.

കഴിഞ്ഞ വട്ടത്തെ കാട്ടിലും ഭൂരിപക്ഷത്തിൽ നമ്മൾ

ശെരിയാണ് വളരേ ശെരിയാണ് അതിൽ ആരോഗ്യ മന്ത്രി ആയ ശൈലജ ശൈലജക്ക് ശ്രീ ശ്രീമതി ശൈലജക്ക് വളരേ വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.

ശ്രീമതി ശൈലജ ടീച്ചറിന്റെ പ്രവർത്തനങ്ങൾ ഒക്കെ വളരെ പ്രശംസനീയമാണ് അതെ അത് വളരേ പ്രശംസതപ്രശംസാർഹമാണ്. അഹ് മാത്രവുമല്ല, ഞാൻ ഇപ്പോൾ ഈഹ് രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് പറയുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈഹ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഒരുപാട് ഈഹ് വിമർശനങ്ങൾ വരികയുണ്ടായി. ഗവർണറുടെ കാര്യം പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ വരികയുണ്ടായി. അതിനെപ്പറ്റിയുള്ള, അതിനെപ്പറ്റി

അതെ ശെരിയാണ് വളരെ ശെരിയാണ്. എഹ് മാത്രവുമല്ല മറ്റു മാധ്യമങ്ങളെ എഹ് മറ്റു മാധ്യ പക്ഷേ ജനാധിപത്യത്തില്, ജനാധിപത്യത്തില് നേരുന്ന കാര്യങ്ങളാണോ എന്നുപോലും നമുക്കറിയില്ല. അതെ ഇവിടെ ഇപ്പോ ഇതൊക്കെ നടക്കുന്നത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയം കേരളത്തിലേയ്ക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്

തീർച്ചയായും തീർച്ചയായും. അന്ന് ഗവർണർ മറ്റു മാധ്യമങ്ങളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതും വിളിച്ചു വരുത്തിയിട്ട് കാണാൻ പറ്റില്ല എന്ന പറയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. അതുപോലെ നമ്മുടെ സംസാര സ്വാതന്ത്ര്യത്തിന്

വിലക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. കേരള കേരള കേരള മാധ്യമങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല എന്നാണ്

തീർച്ചയായും തീർച്ചയായും. ഇത്തരത്തിൽ നമ്മുടെ സംസാര സ്വാതന്ദ്ര്യത്തെ ഇത്തരത്തിൽ നമ്മുടെ സംസാര സ്വാതന്ദ്ര്യത്തെ ആർ ആർക്കും ഹനിക്കാൻ പറ്റാതിരിക്കട്ടെ. ഇങ്ങനെ ഹനിക്കാൻ പറ്റുക ഹനിക്കാൻ ഉള്ള ഒരു

ഇഹ് നമ്മുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ, ഏഹ് അനുഛേദം പത്തൊൻപത് നില നിൽക്കട്ടെ, എന്ന മാത്രാണ് എനിക്കിപ്പോ പറയാനുള്ളത്.

സ്വാതന്ത്ര്യം ലഭിക്കട്ടെ ഇന്ത്യ എന്നുള്ള ഒരു ഇത്.

അപ്പൊ അതിന്റെതായ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എല്ലാവർക്കും

തീർച്ചയായും തീർച്ചയായും നമുക്ക് ഇതുപോലെ ഇനിയും ഇഹ് പൊതു ഇടങ്ങളിൽ നിന്ന് സംസാരിക്കാൻ പറ്റട്ടെ. പൊതു ഇടങ്ങളിൽ നിന്ന് സംസാരിക്കാൻ പറ്റട്ടെ. അതുപോലെ ഏഹ് ഇ താങ്കളെ നേരിട്ട് കാണുകയാണെങ്കിൽ നമുക്കിനിയും രാഷ്ട്രീയം ചർച്ചചെയ്യാം.